C ലെയും C ലെയും വേരിയബിൾസിന്റെ സ്കോപ്പ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എന്താണ് വേരിയബിളിന്റെ സ്കോപ്പ്
ഗ്ലോബൽ വേരിയബിൾ
ലോക്കൽ വേരിയബിൾ
ചില ഉദാഹരണങ്ങൾ
ചില സ്വാഭാവികമായ തെറ്റുകളും അവയുടെ പരിഹാരവും
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1104 ജിസിസി g കമ്പൈലർ വെർഷൻ 461 വേരിയബിളിന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം
വേരിയബിളിനെ ആക്സസ് ചെയ്യാവുന്ന കോഡിന്റെ മേഖലയാണിത്
അതിന്റെ ടൈപ്പിനും ഡിക്ലേർ ചെയ്യുന്ന സ്ഥലവും അനുസരിച്ച് ഇതിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു
ഗ്ലോബൽ വേരിയബിൾ
ലോക്കൽ വേരിയബിൾ
ഒരു ഉദാഹരണം നോക്കാം
എഡിറ്ററിൽ നേരത്തെ തന്നെ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്
അത് തുറക്കട്ടെ
നമ്മുടെ ഫയലിന്റെ പേര് scopeസി
കോഡ് വിശദീകരിക്കാം
ഇതാണ് നമ്മുടെ ഹെഡർ ഫൈൽ
ഇവിടെ രണ്ട് ഗ്ലോബൽ വേരിയബിൾ അ ബ് ഡിക്ലേർ ചെയ്തിട്ടുണ്ട്
5 2എന്നീ മൂല്യങ്ങൾ നല്കി അവ ഇനിഷ്യലൈസ് ചെയ്യുന്നു
നിങ്ങളുടെ പ്രോഗ്രാമിലെ എല്ലാ functionനും ഗ്ലോബൽ വേരിയബിൾ ലഭ്യമാണ്
ഇത് functionനുകൾക്ക് പുറത്ത് മെയിൻ funcionന് മുകളിലായി ഡിക്ലേർ ചെയ്യുന്നു
ഇതിന് ഗ്ലോബൽ സ്കോപ് ഉണ്ട്
ആർഗുമെന്റ്സ് ഇല്ലാതെ അഡ് ഫങ്ഷൻ ഡിക്ലേർ ചെയ്യുന്നു
അഡ് functionനുള്ളിൽ ഡിക്ലേർ ചെയ്യുന്ന സും ഒരു ലോക്കൽ വേരിയബിൾ ആണ്
ലോക്കൽ വേരിയബിൾ അത് ഡിക്ലേർ ചെയ്തിരിക്കുന്ന ഫങ്ഷൻ നുള്ളിൽ മാത്രമേ ലഭ്യമാകുള്ളൂ
അവ ഒരു ബ്ലോക്കിനുള്ളിൽ ഡിക്ലേർ ചെയ്യപ്പെടുന്നു
ഇതിന് ലോക്കൽ സ്കോപ് ഉണ്ട്
വേരിയബിൾ sumൽ a യുടേയും bയുടേയും തുക സൂക്ഷിക്കുന്നു
ഇവിടെ നമ്മൾ തുക പ്രിന്റ് ചെയ്യുന്നു
ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ
അഡ് ഫങ്ഷൻ കാൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു
ഇതാണ് നമ്മുടെ റിട്ടർൻ സ്റ്റേറ്റ്മെന്റ്
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനൽ വിന്ഡോ തുറക്കാനായി Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്യുക
കംപൈൽ ചെയ്യാനായി ജിസിസി സ്പേസ് scopeസി സ്പേസ് ഹൈഫൻ o സ്പേസ് സ്കോ ടൈപ്പ് ചെയ്ത് Enter പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ sco ടൈപ്പ് ചെയ്ത് Enter പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ കാണിക്കുന്നു സും ഓഫ് a ആൻഡ് b ഐഎസ് 7
ഇതേ പ്രോഗ്രാം c ൽ ഔട്ട്പുട്ട് ചെയ്യുന്നതെങ്ങനെ എന്ന് നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
shiftctrls ഒരുമിച്ച് പ്രസ് ചെയ്യുക
cpp എന്ന എക്സ്റ്റെൻഷൻ നോട് കൂടി ഫയൽ സേവ് ചെയ്യാം സേവ് ക്ലിക്ക് ചെയ്യുക
ഹെഡർ ഫൈൽ അയോസ്ട്രീം എന്ന് മാറ്റാം
യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുക saveക്ലിക്ക് ചെയ്യുക
Cലും ഗ്ലോബൽ വേരിയബിളിന്റെയും ലോക്കൽ വേരിയബിളിന്റെയും ഡിക്ലറേഷൻ ഇതേ പോലെയാണ്
അതിനാൽ ഒരു മാറ്റവും വരുത്തേണ്ട
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന് പകരം കൌട്ട് ഉപയോഗിക്കുക
ഫോർമാറ്റ് സ്പെസിഫയർ n എന്നിവ നീക്കം ചെയ്യുക
കോമ്മ ഡിലീറ്റ് ചെയ്യുക
രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യാം വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
ഡബിൾ quoteസിന് ഉള്ളിൽ n
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരികെ വരുക
കംപൈൽ ചെയ്യാൻ g സ്പേസ് സ്കോപ്പ് ഡോട്ട് സിപിപി സ്പേസ് o സ്പേസ് സ്കോ1 ടൈപ്പ് ചെയ്യുക
ഇവിടെ സ്കോപ്പ് c യുടെ ഔട്ട്പുട്ട് ഫയൽ ആയ സ്കോ നീക്കം ചെയ്യപ്പെടാതെയിരിക്കാനാണ് സ്കോ1 ഉപയോഗിച്ചത്
Enter പ്രസ് ചെയ്യുക
എക്സിക്യൂട്ടിനായി sco1 ടൈപ്പ് ചെയ്ത് Enter പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് സും ഓഫ് a ആൻഡ് b ഐഎസ് 7 എന്ന് കാണപ്പെടുന്നു
ഇത് നമ്മുടെ C കോഡിനെ പോലെയാണെന്ന് കാണാം
നമ്മൾ സ്വാഭാവികമായി വരുത്തുന്ന ചില തെറ്റുകൾ നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക a എന്ന വേരിയബിൾ വീണ്ടും ഡിക്ലേർ ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക ഇന്റ് a സെമിക്കോളൻ സേവ് ക്ലിക്ക് ചെയ്യുക
മെയിൻ functionന് മുൻപും അഡ് functionന് ശേഷവും വേരിയബിൾ a ഡിക്ലേർ ചെയ്യുന്നു
എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം
ടെർമിനലിലേക്ക് തിരിച്ചു വരുക
നേരത്തേതു പോലെ കംപൈൽ ചെയ്യുക
എറർസ് കാണുന്നു റിഡിഫിനിഷൻ ഓഫ് ഇന്റ് a ഇന്റ് a പ്രീവിയസ്ലി ഡിഫൈൻഡ് ഹെറെ
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക
a ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്
ഇതിന് ഒരു ഗ്ലോബൽ സ്കോപ് ഉണ്ട്
ഇത് ഗ്ലോബൽ ആയി ഡിക്ലേർ ചെയ്തിട്ടുള്ളതിനാൽ ഈ വേരിയബിൾ രണ്ട് തവണ ഡിക്ലേർ ചെയ്യാൻ പറ്റില്ല
ലോക്കൽ വേരിയബിളായി മാത്രമേ വേരിയബിൾ a ഡിക്ലേർ ചെയ്യാൻ പറ്റുള്ളൂ
തെറ്റ് തിരുത്താം
ഇത് നീക്കം ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
നേരത്തേതു പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
ഇത് പ്രവർത്തിക്കുന്നു
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് വേരിയബിളിന്റെ സ്കോപ് ഗ്ലോബൽ വേരിയബിൾ
ഉദാഹരണം160 ഇന്റ് a5 ലോക്കൽ വേരിയബിൾ
ഉദാഹരണംint സും ഒരു അസ്സിഗ്ന്മെന്റ് രണ്ട് അക്കങ്ങളുടെ വ്യവകലനം കാണാനുളള പ്രോഗ്രാം എഴുതുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorg ൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി